ആഹ് അവിടെയുള്ള സ്ഥലങ്ങൾ ഒന്നു എനിക്കൊന്ന് അതിനെപ്പറ്റി എനിക്കൊന്നു ബോധം ഉണ്ടാക്കിത്തരുമോ ബോധം അതിനെക്കുറിച്ച് ആലപ്പുഴ എന്നുള്ള സഞ്ചാര മേഖലകൾ ഇല്ലേ അവിടെയുള്ളെ അതിനെക്കുറിച്ച് എന്ത്, ആലപ്പുഴ അവിടെ മറ്റേ ഇതാണ് നമ്മൾ വെള്ളത്തിൽകൂടിയൊക്കെ പോവൂലെ , എന്താണ് തോണി തോണീന്റെ വേറൊരു സാധനം പിന്നെ വേറെ എന്തൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്

ഓഹ് അതന്നെ കണ്ടിട്ടുള്ളൂ അതല്ല , ആഹ് അതല്ല ഞാന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സഞ്ചാര ല്ലെങ്കിൽ സഞ്ചാര മേഖല കുറെ ഇല്ലേ നമ്മൾ ഇപ്പൊ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലം ഏതാ പോകാൻ പറ്റിയ സ്ഥലം എത്രക്കൊക്കെ സ്ഥലമുണ്ട് അല്ല അമീർ ഒന്ന് പറയാണെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും സ്ഥലം പറയാണെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് നോക്കാമായിരുന്നു

എനക്ക് എന്റെ ഭാര്യക്കിപ്പോ മറ്റേ ഈ സൂര്യൻ ഈ കടൽ മേഖലകളൊക്കെ ഇപ്പൊ ഏറ്റവും ഇഷ്ടം കടൽ മേഖല , കടൽ മേഖല എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെ താനൂർ അറിയപ്പെട്ട സ്ഥലമുണ്ട് താനൂര് താനൂര് എവിടെയാണ് താനൂര് ഏതാ ജില്ലാ ഏതാ

ആഹ് അതല്ലാതെ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടോ ഇവിടെ താനൂര് ഇവിടെന്നെ മാൽദീപോ അവിടെങ്ങനെ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട സ്ഥലമാണോ സ്ഥലമാണോ അവിടെ ധാരാളം യാത്രാ പ്രേമികളും അവരുടെ ബന്ധുക്കളും വരാറുണ്ട് ആഹ് അതല്ല ഞാൻ വേറെ എന്റെ ഭാര്യക്ക് ഇഷ്ടം ഇവിടെ കുന്ന് മല കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അതൊന്നു പറഞ്ഞുതരാമോ ആഹ് അത് ഇടുക്കി . കിടിലം കുന്നുകളാണ് ആഹ് ഇടുക്കിയല്ലേ ഇടുക്കിയിൽ ഇപ്പൊ അവിടുള്ള സ്ഥലങ്ങളാണ് നമ്മക്ക് പോകാൻ പറ്റുക ഇടുക്കിയിൽ ഇപ്പൊ നമ്മക്ക് ഇതാ മൊട്ടക്കുന്നു ഉണ്ട് . ഇനി ഇപ്പൊ കാടാണെങ്കിൽ ഇഷ്ടംപോലെ കാടുകൾ ഉണ്ട് ഗംഭീര കാടു കൊണ്ട് നിറഞ്ഞ കാടാണ് അതല്ല നമ്മളിപ്പോൾ ബൈക്കും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണോ ഇതൊക്കെ അആഹ് താങ്കൾക്ക് സ്കൂട്ടറിലായാലും അല്ലാതെയായാലും മോട്ടോർ ബൈക്കിലായാലും എങ്ങനെയായാലും സഞ്ചരിക്കാം ആഹ് പിന്നെ അതുമാത്രമല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ തലസ്ഥാന നഗരി തിരുവന്തപുരം അല്ലെ അവിടെ നമ്മക്ക് കാണാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്റെ ഭാര്യക്കാണെങ്കിൽ തലസ്ഥാന നഗരിയിലേക്ക് ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടാണ്

ആഹ് അവിടെ ബീച്ച് അവിടെ ഇതാവും അല്ലെ കടൽ മീൻപിടുത്തം അങ്ങനെയുള്ള സഞ്ചാര മേഖലയാണോ

അത് അല്ലാതെ വേറെ എവിടെയെങ്കിലും അല്ല നിങ്ങൾ പോയ സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ഇഷ്ടപെട്ടത്

പാർലമെന്റോ ഓഹ് അതല്ലേ ആയിക്കോട്ടെ അതല്ല വേറെ എന്തെങ്കിലും തീർത്ഥാടന സ്ഥലങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ ഒക്കെ നിങ്ങൾക്ക് പറയാനുണ്ടോ തിരുവന്തപുരത്ത് പിന്നെ ഉള്ളത് ആഹ് അആഹ് അതല്ല ഞാൻ ഇവിടുന്നു. ഒക്കെ പോകാൻ ഭീമാപള്ളി അല്ലെ അതല്ല ഇവിടുക്കൊക്കെ പോകാൻ ഏകദേശം ഇപ്പൊ എത്ര കരുതേണ്ടിവരും താങ്കളുടെ വരവ് ചെലവ് അനുപാതം നമ്മൾക്കറിയില്ലല്ലോ

താങ്കളുടെ ഭാര്യാ വളരെയധികം അതല്ല അതല്ല ഞാൻ യാത്രയെക്കുറിച്ചു ചോദിക്കുമ്പോൾ തന്നെ കേരളീയമായിട്ടു തന്നെ നോക്കുകയാണെങ്കിൽ യാത്രകൾക്ക് ഒക്കെ ഒരു ഭയങ്കര